Okay അല്ലെ? അപ്പോൾ എന്താണ്? നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ mark ചെയ്തു? നമ്മൾ നമ്മുടെ Kutch നെ mark ചെയ്തു, mark ചെയ്തു Kathiawar നെ mark ചെയ്തു, Aravalli നെ mark ചെയ്തു, Malwa നെ mark ചെയ്തു, Vindya നെ mark ചെയ്തു, ഇപ്പോൾ Satpura യും mark ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോ ഇത്രയും കാര്യങ്ങൾ മറന്നു പോകരുത്. Aravalli, Satpura ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഒരുപാടു repeat ചെയ്തു ചോദിച്ചിരിക്കുന്നതാണ്. Aravalli എവിടെയാണ്, Satpura എവിടെയാണ്, Malwa എവിടെയാണ് എന്നൊക്കെ. അപ്പൊ അതെന്താണ്? Repeat ചെയ്തു ചോദിച്ചിരിക്കുന്ന questions ആയതുകൊണ്ട് നമുക്ക് chance ഉണ്ട് ഇനിയും വരാനായിട്ട്. അപ്പൊ എന്താണ്. അത് കുറച്ചും കൂടി ശ്രദ്ധിക്ക. അതുപോലെതന്നെ ഒന്നുംകൂടി വരച്ചു നോക്ക. okay അല്ലേ? പിന്നെ എന്താണ് ഇനി നമുക്ക് വരാനായിട്ട് ഉള്ളത് നമ്മുടെ Deccan Plateau ആണല്ലേ. Deccan Plateau എവിടെയാണ്? Central portion ൽ ആണ് Deccan Plateau വരുക. ഈ ഒരു regions ലായിട്ട് ആയിരിക്കും എന്ത് കിടക്കുന്നത്? നമ്മുടെ Deccan Plateau കിടക്കുന്നത്. ഈ ഒരു portion ൽ നമുക്ക് Deccan Plateau വരും. Okay അപ്പോ Deccan Plateau നെ നമ്മൾ എന്ത് mark ചെയ്തു? G എന്ന് mark ചെയ്തു. Okay അല്ലെ? Deccan Plateau നെ നമ്മൾ G എന്ന് mark ചെയ്‌തിട്ടുണ്ട്‌. ഇനി എന്താണെന്ന് നോക്കിക്കേ. Okay. Deccan Plateau നെ mark ചെയ്തു കഴിയുമ്പോത്തേക്കും നമുക്ക് ഇനി എന്ത് mark ചെയ്യാനുണ്ട്? നമ്മുടെ Chotanagpur Plateau ആണ് ഇനി mark ചെയ്യാനായിട്ടുള്ളത്. നമ്മുടെ Chotanagpur Plateau. Chotanagpur Plateau കുറച്ചു കേറിയാണ്, ഇവരിൽനിന്നൊക്കെ ഇത്തിരി മാറിയാണ് Chotanagpur Plateau നിക്കുന്നത്. Chotanagpur Plateau ൻറെ position ദേ ഈ ഒരു regions ലൊക്കെ ആയിട്ടായിരിക്കും എന്ത് വരുന്നത്? നമ്മുടെ Chotanagpur Plateau വരുന്നത്. ഈ Chotanagpur Plateau നെ നമ്മൾ എന്തെന്ന് mark ചെയ്‌തിട്ടുണ്ട്‌? H ന്നു mark ചെയ്തു. Chotanagpur Plateau നെ നമ്മൾ H ന്നു mark ചെയ്‌തു വെച്ചിട്ടുണ്ട്. So ഈ ഒരു position ലാണ് Chotanagpur Plateau വരുന്നത്. ഇനി നമുക്ക് easy ആണല്ലേ. Eastern Ghats ഉം Western Ghats ഉം. വളരെ easy ആയിട്ടുള്ള portion ആണ്. ഇവിടെ നമ്മൾ Western Ghats നെ mark ചെയ്യുന്നു. ഇവിടെ നമ്മൾ Eastern Ghats നെ mark ചെയ്തു. So എന്താണ്? Western Ghats നെ നമ്മൾ J എന്ന് കൊടുക്കുന്നു. അതേപോലെ Eastern Ghats നെ നമ്മക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നു I എന്ന് കൊടുക്കുന്നു. Okay അല്ലെ? അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയമുണ്ടോ? സംശയം ഉണ്ടെങ്കിൽ ഒന്ന് വേഗം പറയ. അതേപോലെതന്നെ ഇനി ഒന്നുകൂടെ ഇവിടെ എവിടെങ്കിലും എന്തെങ്കിലും explanations നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് വേഗം പറയു കേട്ടോ. Okay. ഒരുപാട് പേര് Hi പറയുന്നുണ്ട്. Hi. Hi. Hi. എല്ലാവർക്കും Hi ട്ടോ Okay. Okay. എന്തെങ്കിലും. ഇത്രയും clear ആണോ? ഇത്രയും clear ആണോന്ന് ഒന്ന് പറയുവോ വേഗം. Okay. ഇവിടെ Hindi യിലൊക്കെ എന്തോ അയക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ Manisha Miss നു വേണ്ടിട്ട് special dedication ആയിരിക്കും. എനിക്ക് എന്താന്നു പോലും മനസ്സിലായിട്ടില്ല. Manisha Miss ഒന്ന് വേഗം നോക്കൂട്ടോ. Hindi യിൽ ആണു കെട്ടോ അയച്ചേക്കുന്നത്. എനിക്ക് എന്താണെന്നു അറിയില്ല. ഇനി എന്നെ എന്തേലും പറയുവാണെങ്കിൽ എനിക്ക് വീണ്ടും ഇത് കഴിഞ്ഞിട്ടു ഒന്ന് translate ചെയ്തുതരികയും ചെയ്യണം, Okay Rincy, Hi. Okay. അപ്പൊ clear ആണെന്നാണ് ഇവിടെ അഖിലയൊക്കെ പറയുന്നുണ്ട്, clear ആണെന്ന്. okay അപ്പൊ Thank you so much. അപ്പം Teacher ഇവർ class ൽ ശ്രദ്ധിക്കുന്നില്ല. Class ൽ ശ്രദ്ധിക്കാൻ പറ.

Okay അല്ലെ. അപ്പൊ Miss History എടുക്കുന്നുണ്ട് Miss. അതോർത്തു tension ഒന്നും അടിക്കണ്ടാട്ടൊ. ഈ പ്രേതത്തിൻറെ original പേര് എന്താണ്? പ്രേതം എന്ന് വിളിക്കുമ്പോൾ എന്തോപോലെ. പേരെന്താണുട്ടോ? Salma Hi. Okay, അപ്പൊ Hi, Hi. എല്ലാവർക്കും Hi. അപ്പൊ നമ്മള് Okay അല്ലെ? അപ്പൊ നമുക്ക് ഒരുപാട് സമയം കളയാതെ മുന്നോട്ട് പോകാം. okay അപ്പോ ഇത്രയും കാര്യങ്ങൾ clear ആണെന്നുണ്ടെങ്കിൽ ഇതിൻറെ screenshot വേഗം എടുത്തേ. വേഗം എടുക്ക. എന്നിട്ട് പറയുകയും ചെയ്യ okay Okay. Akhila History class ഉണ്ട് ട്ടോ. അതോർത്തു tension ആവണ്ട. History class നമ്മൾ already upload ചെയ്‌തിട്ടുണ്ട്‌. ഇനി History class വരുകയും ചെയ്യും. Okay. Devilhunter Miss Thank you. Okay. അപ്പൊ Okay അല്ലെ. പ്രേതത്തിൻറെ പേര് Abhi ന്നുആണല്ലെ. Okay. എന്തായിത്? പ്രേതമെന്നൊക്കെ ഇട്ടിരിക്കുന്നത്? Variety ക്കാണോ നമ്മുടെ രോമാഞ്ചം ഒക്കെ കണ്ടിട്ട് ആണോ ഇട്ടേക്കുന്നതാണോ പ്രേതം? Okay അപ്പം. ഇനി സമയം കളയാനില്ല. അപ്പൊ നമ്മൾ മുന്നോട്ട് പോവാണ്. Okay അല്ലെ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ clear ആണെന്ന് വിശ്വസിക്കുന്നു, ഒന്നുകൂടി പറയാണ്. Kutch Peninsula വരുന്നത് നമ്മുടെ Gujarat portion ലാണ്. Kutch Peninsula AB. അതേപോലെ Kathiawar peninsula യും ആ region ൽ തന്നെയാണ് വരുന്നത്. Kutch ഉം Kathiawar ഉം നമ്മൾ A, B എന്ന് mark ചെയ്‌തിട്ടുണ്ട്‌. പിന്നെ വരുന്നത് Aravalli, Malwa, Satpura, Vindya. ഇവരൊക്കെ ഏകദേശം ഒരു സ്ഥലത്തായിട്ടായിരിക്കും വരുക. ഇത്രയുംപേർ ഒരേ portion ലായിരിക്കും വരുന്നത്. അപ്പൊ എന്താണ്? നമ്മൾ അതിൽ mark ചെയ്യ. അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം Aravalli യുടെയും Vindya യുടെയും ഇടക്കായിരിക്കും Malwa കിടക്കുന്നത്. മാറ്റിക്കൊണ്ടുപോയി Malwa യെ വരച്ചു വെക്കരുത്. ഇനി Aravalli യായിരിക്കും ഏറ്റവും top ൽ കിടക്കുന്നത്. So Aravalli നമ്മൾ C എന്ന് mark ചെയ്തിട്ടുണ്ട്. പിന്നെ D ആണ് എന്ത്? Malwa. Malwa നെ നമ്മൾ എന്തെന്ന് mark ചെയ്തു? D എന്ന് mark ചെയ്തു. E ആണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? Satpura. Satpura നെ നമ്മൾ, ഇവിടെ E എന്ന് mark ചെയ്‌തിട്ടുണ്ട്‌. പിന്നെ എന്താണ്? നമ്മൾ Vindya Range ഉണ്ട് Vindya Range എന്ന് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ already പറഞ്ഞിട്ടുണ്ട് നമ്മടെ Aravalli യുടെയും അതേപോലെതന്നെ Malwa യുടെയും താഴെയായിട്ടാണ് Vindya വരുക. അപ്പോൾ Vindya നെ നമ്മൾ S എന്ന് mark ചെയ്തു. പിന്നെ Deccan Plateau. Deccan Plateau നമ്മുടെ central region ലാണ് വരുന്നത്. അവിടെ നമ്മൾ G എന്ന് mark ചെയ്തിട്ടുണ്ട്. പിന്നെന്താണ്? നമ്മുടെ Chotanagpur Plateau. ഇവരിൽ നിന്നും ഒക്കെ കുറച്ചു വ്യത്യാസത്തിൽ ഇത്തിരി മാറിയായിരിക്കും Chotanagpur Plateau ഉണ്ടായിരിക്ക. അപ്പോൾ നമ്മൾ Chotanagpur Plateau നെ വേഗം അവിടെ S ൽ mark ചെയ്‌തിട്ടുണ്ട്‌. പിന്നെ നമുക്ക് easy ആണ്. Eastern Ghats ഉം Western Ghats ഉം. ചിലപ്പോൾ Eastern Ghats ഉം Western Ghats ഉം ഒക്കെ ചോദിക്കാനായിട്ട്

വിശ്വസിക്കുന്നു. Keerthana Hi. Shameem Hi. Okay അല്ലെ? അപ്പൊ നമുക്ക് മുന്നോട്ട് പോകാം. ഇത് നമ്മുടെ last, last slide ആണ്. അതേപോലെ തന്നെ important ഉം ആണ്. ഇതിനകത്തുന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. Okay. അപ്പൊ നമുക്ക്

ഇനി ഇവിടെ നോക്കിക്കേ. ഇവിടെ നമുക്ക് important ആയിട്ടുള്ള ports അല്ലെങ്കിൽ തുറമുഖങ്ങൾ കാണാല്ലേ. അപ്പോൾ important ആയിട്ടുള്ള ports അല്ലെങ്കിൽ തുറമുഖങ്ങൾ ഏതൊക്കെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്? Chennai ഉണ്ട്, Tuticorin ഉണ്ട്, Mumbai, Nhava Sheva. അതുപോലെ Haldia, Kolkata, Visakhapatanam, Marmagao, Kandla Paradip, Mangalore, Kochi. ഇതിൽ Kochi ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേഗം mark ചെയ്യുമെന്ന് എനിക്കറിയാം. അതേപോലെതന്നെ Kolkata വന്നിട്ടുണ്ടെങ്കിലും വേഗം mark ചെയ്യും, പിന്നെന്താണ് Mangalore വന്നാലും വേഗം mark ചെയ്യാൻ chance ഉണ്ട്. പക്ഷെ, Chennai, നമ്മുടെ Chennai ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ വേഗം mark ചെയ്യും, Mumbai mark ചെയ്യാൻ chance ഉണ്ട്. പക്ഷെ ബാക്കിയുള്ള ഈ Nhava Sheva എവിടെ, Haldia ഇതൊക്കെ കേൾക്കുമ്പോൾ പെട്ടന്നൊരു ബുദ്ധിമുട്ടുണ്ടാവും ല്ലേ. അതെന്താണ് എന്ന് നമുക്ക്, ആ ബുദ്ധിമുട്ട് വേഗം വേഗം നമുക്ക് set ചെയ്തു എടുക്കണം. അതിനുവേണ്ടിയിട്ടാണ് ഇനി നമ്മൾ നോക്കാനായിട്ടു പോകുന്നത്. okay അപ്പോൾ ഇവിടെ first നോക്ക് നമ്മുടെ Chennai ആണുള്ളത്. Chennai എവിടെയായിട്ടാണ് കിടക്കുന്നത്? തമിഴ്‌നാടിന്റെ ഭാഗത്തായിട്ടായിരിക്കും കിടക്കുന്നത്. ഈ ഒരു ഭാഗത്തോട്ടേക്കായിരിക്കും എന്ത് വരുന്നത്, നമ്മുടെ Chennai port വരുന്നത്. Okay അല്ലെ? ഈ ഒരു, അതായത് നമ്മുടെ തമിഴ്‌നാടിന്റെ ഏറ്റവും മുകളിൽതുമ്പത്തു ആയിട്ടാണ് എന്ത് വരുന്നത് Chennai വരുന്നത്. Chennai നെ നമ്മൾ എന്ത് ചെയ്‌തു? A എന്ന് mark ചെയ്തു. Okay അല്ലെ? Chennai നെ നമ്മൾ A എന്ന് mark ചെയ്തു വെച്ചിട്ടുണ്ട്.

വരച്ചിട്ടു ഒന്നും വരുന്നില്ലലോ. Okay B എന്ന് നമ്മൾ ഇവിടെ mark ചെയ്‌തു. Okay. അപ്പൊ നമ്മടെ A യും ഉണ്ട് B യും ഉണ്ട്. ഇത്രയും clear ആണല്ലോ? ഈ portions ഒക്കെ കാണാൻ പറ്റുന്നില്ലേ? screen ൽ കാണാവോ ഒന്ന് നോക്കാവോ? എന്റെ voice clear ആണോ? നിങ്ങൾക്ക് എന്നെ കാണാവോ? screen ഉള്ള പടം നമ്മുടെ ഇന്ത്യയെ കാണാവോ? ഇവിടെ വരച്ചിരിക്കുന്നത് കാണാവോ, നമുക്ക് ഒന്ന് വേഗം പറയൊ.

Okay. ഒരുപാട് chats വന്നു കേറുന്നുണ്ട്. എനിക്ക് okay. Okay അല്ലെ? അപ്പൊ ഇത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ഒന്ന് വേഗം പറയുവോ? Okay അല്ലെ? അപ്പം Okay അല്ലെ? അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. Hi Miss. Okay ഇതാരാണ്? ആദിത്യ രാജ് Hi. അപ്പൊ പിന്നെ Okay. Marmagao ടെ spelling തെറ്റാണ്. Spelling തെറ്റിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഓ ക്ഷമിക്കണം. Marmagao ടെ spelling ഇത് അല്ലാന്നു ഒരാൾ തിരുത്തിയിട്ടുണ്ട്. അപ്പോൾ തിരുത്തലുകളെല്ലാം നമ്മൾ അംഗീകരിക്കേണ്ടതാണ്. നമ്മൾ അത് എഴുതാണ്. കൊച്ചു പറഞ്ഞിരിക്കുന്ന പോലെ. ആരായിരുന്നു അത്?

ഒരു spelling mistake ഉണ്ടായിരുന്നു. അത് correct ചെയ്തു. Okay. Okay അല്ലെ? അപ്പൊ പോകാം. എഹ് ആ കേൾക്കാം, കാണാം, Okay. Okay. അപ്പൊ അതൊക്കെ കഴിഞ്ഞു അതിൻറെ മുന്നത്തെ chat ൽ ആയിരുന്നു ഞാൻ നിന്നിരുന്നത് ട്ടോ. അതോണ്ടാണെ. Okay അല്ലേ? അപ്പോ നമുക്ക് സമയം കളയാനില്ല. വേഗം പോകാം. അപ്പൊ നമ്മളിപ്പോ രണ്ടാമത് എവിടെ നോക്കിയിട്ടുണ്ടായിരുന്നു? നമ്മുടെ Tuticorin അല്ലെങ്കിൽ തൂത്തുക്കുടി നമ്മൾ locate ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകണത് എന്താണ്? നമ്മടെ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 ഹൃദയത്തിൻറെയും ശ്വാസകോശത്തിൻറെയും പ്രവർത്തനം നിലച്ചുപോയാൽ തലച്ചോറിലേക്കുള്ള രക്തം oxygen നും നിന്നുപോകുന്നതിനെ ഒരാളുടെ മരണം സംഭവിക്കുന്നു ഈ അവസ്ഥയെ cardio pulmonary arrest ഹൃദയ ശ്വാസകോശ സ്തംഭനം എന്ന് പറയുന്നു ഇങ്ങനെ സംഭ ഇങ്ങനെ സംഭവിച് സാദാരണയായി നാലു minute കൾക്കുള്ള നാല്‌ minute കൾക്കുള്ളിൽ നാം ഹൃദയത്തിൻറെയും ശ്വാസകോശത്തിന്റെയും പ്രവർത്തനം വീണ്ടെടുത്തു എന്ന് കരുതുക എങ്കിൽ തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം മൂലം ജീവൻ തിരിച് കിട്ടുന്നത് തിരിച്ചു കിട്ടുന്നു എന്നാൽ നാല് minute മുതൽ പത്ത് minute വരെയുള്ള സമയത്തിനുള്ളിൽ തലച്ചോറിന് ഭാഗികമായി ക്ഷതങ്ങളോടുകൂടിയാണെങ്കിൽ ജീവൻ തിരിച് ലഭിക്കാനുള്ള സാധ്യതയില്ല ഈ കാര്യങ്ങളാണ്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 അര മണിക്കൂർ വരെ വൈകിയിട്ടും ജീവൻ തിരിച്ചു കിട്ടിയ കളുണ്ട്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

കാരണം ഈ അവസ്ഥയിൽ സ്വൽപ്പം വൈകിയാലും ആ പ്രഥമ സുസ്രൂഷ നൽകണം പ്രേത്യേകിച് കുട്ടികളുടെ മസ്തിഷ്‌ മസ്തിഷ്ക oxyen കുറഞ്ഞ അവസ്ഥയെ കൂടുതൽ സമയം തരണം ചെയ്യാറുണ്ട് ഹൃദയത്തിൻറെയും ശ്വാസകോശത്തിൻറെയും പ്രവർത്തനത്തെ തിരിച്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

റോഡപടകടങ്ങൾ പോലെ ഒരു വ്യെക്തി മരണത്തെ അഭിമു അഭിമുഖികരിക്കുന്ന അവസ്ഥക്ക് നാം സാക്ഷിയായി എന്ന് കരുതുക അഞ്ച് minute നുള്ളിൽ ആശുപത്രിത്തിൽ എത്തിക്കാൻ പറ്റാത്ത സ്ഥലമാണ് എങ്കിൽ നാം എന്തുചെയ്യും പരന്ന ഒരു സ്ഥലത്ത് അയാളെ കിടത്തുകയും തലയും നെഞ്ചും ഒരേ level ഇൽ വരണം ശ്രെദ്ധിക്കണം കഴിയുന്നതും പരന്ന ഒരു സ്ഥലത്ത് അയാളെ കിടത്തുക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

ശ്വാസതടസം നീക്കുക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 ഇങ്ങനെ ചെയ്താൽ നാക്ക് മേൽപ്പോട്ടുയരുന്നതാണ് അതിനാൽ ശ്വാസനാളത്തെ ശ്വാസനാളത്തെ തടസ്സപ്പെടുത്തുന്നത് തടയാൻ ശേഷം വായിൽ രക്തമോ നുര രയോ ഉണ്ടെങ്കിൽ നീക്കം ചെയ്യണം ഇതിനുള്ള ഉപകരണങ്ങൾ ഇല്ലാത്ത അവസരങ്ങളിൽ ചുണ്ടുവിരലിലും നടുവിരലിലും തുണി ചുറ്റി വിരലുകൾ കൊണ്ട് നീക്കം ചെയ്യാം വായിൽ പല പഥാർത്ഥങ്ങൾ ഉണ്ടെങ്കിൽ വിരൽ കൊണ്ട് കൊളുത്തിയെടുക്കാം ഇങ്ങനെ നുരയും രക്തവും പല പാതാർത്ഥവും നീക്കിയില്ലെങ്കിൽ നാം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 ലേക്ക് നോക്കി ശ്വസനം നടക്കുന്നുണ്ടോ എന്ന് ശ്രെദ്ധിക്കുക മൂന്നുരീതികളിലൂടെ ശ്വസനം നടക്കുന്നുണ്ടോ എന്നറിയാം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 ന്നുണ്ടെങ്കിൽ നമുക്ക് ആശ്വസിക്കാം കാരണം ശ്വസനം നടക്കുന്നുണ്ടെങ്കിൽ സാദാരണ ഹൃദയം പ്രവർത്തിക്കുന്നുണ്ടാവും ശ്വസനം നടക്കു

bag എന്ന ഉപകരണമാണ് ഇതിനുപയോഗിക്കുന്നത് ഇത് ലഭിക്കാത്ത അവസരങ്ങളിൽ താഴെ പറയുന്ന വിധം ശ്വസനം നൽകണം വായോട് വായ ചേർത്ത് ശ്വാസോച്ഛാസം നമ്മുടെ നിശ്വാസ വായുവിൽ തന്നെ ഒരാൾക്ക് ശ്വസിക്കാൻ ആവശ്യമുള്ള oxygen ഉണ്ട് അതിനാൽ ഈ വായു സ്വയം ശ്വസിക്കാൻ കഴിയാത്ത ഒരാളുടെ ശ്വാസകോശത്തിലേക്ക് കടത്തി വിട്ടാൽ അയാൾക്ക് ജീവൻ തിരിച് കിട്ടും ഇതാണ് കൃത്രിമ ശ്വസോച്ഛാസത്തിന് നാം ചെയ്യുന്നത് ചെയ്യേണ്ട വിധം മേൽപ്പറഞ്ഞ വിധം ഇടതുകൈ നെറ്റിയിൽ വെച് തല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 കിട്ടുന്നുണ്ടോ എന്ന് ശ്രെദ്ധിക്കുക അതിനുശേഷം ഇല്ലെങ്കിൽ ശേഷം ഒരു ദീർഘ നിശ്വാസം ഉള്ളിലേക്കെടുക്കുക നെറ്റിയില് വെച്ച കൈലൂടെ തള്ളവിരലും ചൂണ്ടുവിരലും കൊണ്ട് ഭദ്രമായി അടക്കുക ശേഷം രണ്ട് ചൂണ്ടുവിരൽക്കും ചുറ്റും നിങ്ങളുടെ വായ അമർ കുക കാറ്റ് പുറത്തേക്ക് പോകാത്ത വിധം ഭദ്രമായി അമർത്തി വെക്കണം ഒരു balloon ലേക്ക് ഊതുന്നത് പോലെ ഊതുക അയാളുടെ ശ്വാസകോശം നിറയട്ടെ അയാളുടെ മുമ്പ് ശ്രെദ്ധിക്കുക വായു നിറഞ് പൊങ്ങുന്നതും കാണാം ശേഷം നമുക്ക് അടച്ച വിരലുകൾ നീക്കി ചെവി വാ വായുടെ അടുത്തേക്ക് വായു പുറത്തു വരുന്നുണ്ടോ എന്ന് ശ്രെദ്ധിക്കുക ഇതോടൊപ്പം നെഞ്ച് താഴ്ന്ന് വെരുന്നതും കാണാം നിങ്ങളിപ്പോൾ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

ശ്വാസം നൽകണം അതായത് ആരംഭത്തിൽ രണ്ട് ശ്വാസം നൽകണം ശ്രെദ്ധിക്കുക നാം കൊടുത്ത ശ്വസനം ശെരിയാണോ എന്നറിയാൻ നെഞ്ചുയർത്തു

കൂടി ശ്രെദ്ധിക്കണം കാരണം മൂക്കടച്ചില്ലെങ്കിൽ വായ വായിലൂടെ കൊടുക്കുന്ന ശ്വാസം മൂക്കിലൂടെ പുറത്തു വരും ശ്വാസകോശത്തിലെത്തുകയില്ല

ആഹ് ഞാനാണ് ഷേബയാണ്.

ആഹ് എനക്ക് തോന്നി നീ അലോ ആഹ് വക്കമ്പത്തന്നെ. എന്നട്ട് എന്ത് ~ണ്ട്?

ഉം അപ്പൊ പോയിട്ട് നടന്നിട്ടൂ ഇല്ല കാര്യം.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

ആഹ് അതൊണ്ടല്ലാ നിനക്ക് leave കിട്ടുവാ?

നമ്മള് ഇവട്ന്ന് tour പോന്ന്ണ്ട്.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 ~ന്താണ് പത്തൂസം, പത്തൂസം leave കിട്ടൂന്നെ നമ്മക്ക് പോയിട്ട് വരാം.

ഉം പക്ഷെ മ്മക്ക് പോയി fund ഏർ പ്രശ്നാണെങ്കില് നമ്മക്ക് നോക്കാ ഒപ്പിക്കാ.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

ഇത് നമ്മളെ കൊണ്ട് ഏർ amount നമ്മളെ കൊണ്ടെത്തിക്കാൻ പറ്റുവായിരിക്കൂ ല്ലേ? ആഹ് അതെന്തായാലും ബാക്കി നമുക്ക് വീട്ടീന്ന് മുക്കാ~ നാമാക്ക് നമ്മക്ക് പോവാ. ആഹ് ഇപ്പ ചോയിച്ചപ്പ ആള് പോവാന്നെല്ലാ പറയുന്നണ്ട്. എന്താ ഏതാ എങ്ങനെയാ? അതെന്താ അറിയാ ഏർ ഇവിടിന്ന് കഴിഞ്ഞ പ്രാവശ്യേ പോയീനാ. ഇത് ഇവിടിത്തെ നമ്മളെ തന്നെയാ brand ~ന്നെ.

അവര് കഴിഞ്ഞ പ്രാവശ്യേ പോയി. അന്നരം ഞാനിവിടെ പഠിക്കലേരുന്നു.

അപ്പ~ അന്നേരം അവര് പറഞ്ഞെ, അടിപൊളിയ~

ന്നിട്ട് പറഞ്ഞെ ഹരഷായിന്‍റെ ആഹ് നിന്നോട് ഞാന്‍ പറയ്ന്ന്ണ്ടാവ് ഹര്‍ഷാന്നറഞ്ഞൊരു പെണ്ണ്ണ്ട്. എന്നിട്ട് അവള് വ~ ഇന്നല്‍ ഇന്ന് ~പ്പോ ഇന്ന് അയ്മ്പത് റുപ്പിയേങ്കൊണ്ട്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

cover എയ്യുന്നുണ്ട് ~ന്നാ പറയുന്നേ almost cover എയ്യുന്നുണ്ടുന്നാ പറെഞ്ഞേ. നീ ഇണ്ടെങ്കിൽ detail അന്വേഷിക്കാണ്ട് വച്ചിട്ടാ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

അഹ് മറ്റേ ഈടെ പോവൂന്ന്റഞ്ഞിട്ടില്ലേ? നമ്മ കയിഞ്ഞ പ്രാവശ്യം വയനാട് പോയിട്ടില്ലേ?

അത്പോല പോ~ അതേപോലെ first എല്ലാരേം ആളുകളെ set ആയേനു ശേഷം,

അതെയതെ എല്ലാർക്കും എന്തായാലും അങ്ങനെ പോണം. ആഹ് അതെന്തായാലും പോണ്ണ്ടാര്ന്ന്. കൊറെ എത്രെ ആയി.

ആഹ് ഇത് നോക്കാ എന്തായാലും ഞാൻ okay പറഞ്ഞു

ആഹ് ആഹ് അപ്പം പ്രശ്നണ്ടാവില്ല, അമ്മക്ക് നോക്കാ~ അഹ് അന്‍റെ വല്ലാണ്ട് cut ആവിന്നിണ്ടല്ലാ.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 ആഹ് എന്നിട്ട്?

അടിച്ചു പൊളിക്കാന്ന് വിചാരിച്ചതാ.

അയിന് ന~ നെനക്കിവിടെ പോയാലേ എനക്ക് ഏടെ പോയാലും കറക്കന്നെ. ഐഡിയ ആയിരുന്നു first sim അ്.